പദ്ധതിയുടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ധാരാളം കുട്ടികൾ നല്ല പരിശീലനം ലഭിക്കാതെ ഈ രംഗത്ത് നിന്നും പിന്തള്ളപ്പെടുന്ന കാഴ്ച നാം കാണാറുണ്ട്

രാജ്യത്തിൻറെ സമ്പത്തായ കുട്ടികൾക്ക് അനുസരിച്ച ശരീരവും മനസുമായി വളരണം ആരോഗ്യ കായിക വിദ്യാഭ്യാസം കേരള school പാഠ്യ പദ്ധതിയുടെ ഭാഗമായി നിർബന്ധിത പാഠ്യ വിഷയമാക്കിയപ്പോൾ അതിൻറെ ആമുഖമായി പറഞ്ഞ കാര്യങ്ങളാണ് മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ശാരീരിക മാനസിക സാമൂഹിക വികാസങ്ങളുടെ വളർച്ചക്ക് അടിത്തറ പാകാൻ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ അനുഭവങ്ങൾ ലഭ്യമാക്കുക കുട്ടികളുടെ ആരോഗ്യ കായിക വികസന ഘട്ടങ്ങളെ ശാസ്ത്രീയമായി ഉത്തേജിപ്പിക്കുക

അത്രത്തോളം പ്രാധാന്യമുള്ളതാണോ ഈ ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചർച്ചകളും അന്ന് നടന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ സൂചിപ്പിക്കാൻ കാരണം ഏഴ് വർഷങ്ങൾക്കിപ്പുറവും ഇത്തരം ചോദ്യങ്ങൾ ചിലർക്കിടയിലെങ്കിലും നിലനിൽക്കുന്നു ഉള്ളതുകൊണ്ടും അതിൻറെ പ്രാധാന്യവും സാധ്യതയും പൂർണമായ തോതിൽ നമ്മുടെ സമൂഹം ഉൾക്കൊള്ളാത്തതും കൊണ്ടുമാണ് മറ്റെല്ലാ പാഠ്യ വിഷയങ്ങളേയും പോലെ തുല്യ പ്രാധാന്യമുള്ളതാണ് ആരോഗ്യ കായിക വിനോദമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മനുഷ്യരാശിക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്തത്രയും സ്വാധീനം ചെലത്തിയൊരു മേഖലയണത് അങ്ങനെ പറയാൻ കാരണം തലമുറയായി കൈമാറി വന്ന ഭ്രഹത്തായ ഒരു കായിക സംസ്കാരം നമുക്കുണ്ട് എന്നത് കൊണ്ടാണ് പ്രാചീന കാലം മുതൽക്കേ കായിക പ്രവർത്തനങ്ങളും മത്സരങ്ങളും മനുഷ്യ ജീവനത്തിൻറെ ഭാഗമാണ് അന്ന് അവർക്കത് നിലനിൽപ്പിന്റെ ഭാഗമായിരുന്നു ഭക്ഷണത്തിനും പാർപ്പിടത്തിനും കാട്ടു മൃഗങ്ങളിൽ നിന്നും മറ്റു ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനും വിനോദത്തിനും അവർ കായിക പ്രവർത്തനങ്ങൾ നിലനിൽപ്പിനെ ആശ്രയിച്ചുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ക്രമേണ പലതരത്തിലുള്ള കായിക വിനോദങ്ങൾ മറ്റും ലിംഗം മതം ജാതി വർണം ദേശ ഭേദമന്യേ വലിയ ഒരു ഏകീകരണ ശക്തിയായി ഇത് വളർന്നു ഇത്തരത്തിൽ വലിയൊരു സാംസ്കാരിക പ്രതിഭാസമാണ് കായികരംഗം ഉയർന്ന് വന്നത് സ്വന്തം ആരോഗ്യശീലങ്ങളെ കുറിച്ച് വിവിധ കായിക ഇനങ്ങളെ പരിചയപ്പെടാനും പരിചയപ്പെടാനും വേണ്ടി ഈ സാധാ പാഠ്യ പദ്ധതി ഉചിതമാണ് ശാസ്ത്ര സാമൂഹിക ഭാഷ വിഷയങ്ങളുടെ പ്രാധാന്യവും സാധ്യതയും കുട്ടികളെ പരിചയപ്പെടുത്തുന്നത് പോലെ ആരോഗ്യകായിക വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട് കായിക വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളും രീതികളും തത്ത്വങ്ങളും കായിക വിദ്യാഭ്യാസം preschool കുട്ടികളുടെ തത്ത്വങ്ങൾ ഓരോ തത്ത്വത്തിൽ പ്രത്യേകതകൾ കായിക വിദ്യാഭ്യാസ പുത്തൻ ചിലവുകളും ചെറുപ്പം മുതൽ കായിക വിദ്യാഭ്യാസം മുൻ നിർത്തി

എല്ലാത്തിനും മുമ്പില് വിദ്യാഭ്യാസ ആധുനിക വിദ്യാഭ്യാസം പരസ്പര വ്യക്തിത്വം അറിവും കഴിവും മാത്രമല്ല നല്ല ശാരീരിക വികസനം അതുകൊണ്ട് നല്ല ആരോഗ്യം മാത്രം പരിധിയില്ല അത് കായിക വിദ്യാഭ്യാസം അറിയാൻ പ്രധാനമാണ് അതുകൊണ്ട് ഈ പരിജ്ഞാനം school അവരുടെ കുട്ടിയുടെ ആരോഗ്യപരമായ വ്യക്തിത്വത്തിൻറെ വികസന സജീവമായി ശരിയായ വികസനം സഹായിക്കുന്ന കായിക വിദ്യാഭ്യാസം ലക്ഷ്യങ്ങൾ കായിക വിദ്യാഭ്യാസം കുട്ടിയുടെ motor കഴിവുകൾ തന്റെ മാനസിക ശാരീരിക ഗുണങ്ങൾ അതുപോലെ തന്നെ

harmony of ശാരീരികമായി തികഞ്ഞ മക്കൾ വിദ്യാഭ്യാസമാണ് physical പരിശീലനം പോലുള്ള പ്രശ്നങ്ങൾ പരിഹാരമെന്ന് സംവിധാനം

കൂടാതെ മറ്റു പരസ്പര മനഃശാസ്ത്ര വികസനം കാഠിന്യം മുഖാന്തരം പ്രധിരോധ ശക്തി മെച്ചപ്പെടുത്തൽ അതുപോലെ വർദ്ധിച്ച ക്ഷമത ഉൾപ്പെടുത്തി ആരോഗ്യ ഒരു ശരിയായ ശാരീരിക നിലയിലല്ല നട്ടെല്ലോടെ പരസ്പര ശരീരരൂപം സഹായിക്കുന്നു കാൽ പൂമുഖം വികസിപ്പിക്കുമ്പോഴും മുഖ ശരീരം മറ്റെല്ലാ ശരീര പേശികൾ വികസിപ്പിക്കുകയും വിദ്യാഭ്യാസ ലക്ഷണങ്ങളും motor കഴിവുകളും മൂലം അതുപോലെ മാനസിക ശാരീരിക സ്വഭാവങ്ങളും motor കഴിവുകളും വികസനങ്ങൾക്കായുള്ള ലക്ഷ്യം ഇത് sports വ്യായാമങ്ങൾ അറിയുന്ന system വാങ്ങൽ അവരുടെ ഘടനയിലോ ശരീര വിനോദ പ്രവർത്തനം ഉണ്ടോ എന്നിവയും ഉൾപ്പെടുന്നു എല്ലാ school കളിലും കായിക അധ്യാപകർ ഇനി മുറ തെറ്റാതെ കായിക പരീക്ഷയില്ല കണ്ണൂർ സമകാലീക വിദ്യാഭ്യാസ സമ്പ്രത്തായത്തിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതിൻറെ ഭാഗമായി എല്ലാ വിദ്യാലയങ്ങളിലും കായിക പഠനം പാ കാര്യക്ഷമമാക്കുന്നു കായിക അധ്യാപകരില്ലാത്ത സംസ്ഥാനത്തെ നാൽപ്പത് ശതമാനത്തോളം school കളിൽ ഇതിന്റെ ഭാഗമായി ഈ മാസാവസാനം മുതൽ കായിക അധ്യാപകരെ നിയമിക്കുന്നത് അർദ്ധ വാർഷിക പരീക്ഷയ്‌ക്കെത്താൻ കായിക വിദ്യാഭ്യാസ പരീക്ഷ നടത്താനും തീരുമാനമായി സംസ്ഥാന sports തലത്തിൽ ആസൂത്രണം ചെയ്ത കായിക പരിശീലന പദ്ധതിയാണ് വിദ്യാലയങ്ങളിലൂടെ കാര്യക്ഷമമായി നടത്തുക കളിയിലൂടെ കായിക ക്ഷമത എന്ന ആശയത്തിൽ നിന്ന് പഴയ LDF സർക്കാരിന്റെ കാലത്ത് ആവിഷ്കരിച്ച ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതിയാണ് ഇനി കൃത്യതയോടെ നടപ്പാക്കുക ഈ അധ്യയന വർഷാരംഭത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന പദ്ധതി അഞ്ചു മാസത്തിന് ശേഷമാണ് എല്ലാ ന്യൂനതകളും പരിഹരിച്ച് നടപ്പാക്കുന്നത കായിക അധ്യാപകരില്ലാത്ത രണ്ടായിരത്തിലധികം school കളിൽ കായിക വിദ്യാഭ്യാസം പഠിപ്പിക്കാൻ ആളില്ലാത്തയിൻറെ നടത്തപ്പെട്ട കായിക വിദ്യാഭ്യാസ പരീക്ഷ ഡിസംബർലെ അർദ്ധ വാർഷിക പരീക്ഷകൾക്കൊപ്പം നടത്താനും തീരുമാനമില്ല അതിൻറെ ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു നൂറ് കുട്ടികൾക്ക് മേലെയുള്ള എല്ലാ സർക്കാർ school കളിലും ഡിസംബറോട് കൂടി കായിക അധ്യാപകരെ നിയമിക്കുകയും sports council presidentPC ബാഷൻ പറഞ്ഞു താൽകാലിക അടിസ്ഥാനത്തിലാണ് ആദ്യ ഘട്ടത്തിൽ അധ്യാപകരെ നിയമിച്ചത് ഇതിനുള്ള നടപടി ക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നൂറ് കുട്ടികളിൽ താഴെയുള്ള school കളെ മറ്റു school കളുമായി കൂട്ടിയോജിപ്പിച്ച് ആഴ്ചയിൽ രണ്ട് ദിവസം കുട്ടികൾക്ക് പരിശീലനം നൽകാനും പദ്ധതിയായി ആഴ്ചയിൽ രണ്ട് period കായിക വിദ്യാഭ്യാസത്തിനായി മാറ്റി വെച്ചിട്ടുണ്ട് പഠനവും പ്രായോഗിക പരിശീലനവുമായാണ് class നടക്കുന്നത് എല്ലാതരം കായിക വിനോദങ്ങളും കുട്ടികളെ പരിശീലിപ്പിക്കുക ഇതിന് ആവിശ്യമായ ഉപകരണങ്ങൾ അതായത് school കളാണ് തയ്യാറാക്കുന്നത് പുതിയ കായിക പ്രവർത്തനവും കളികളിലൂടെ സമ്മർദ്ദം അതിജീവിക്കാം ആരോഗ്യ ശീലങ്ങൾ ആരോഗ്യകരമായ ജീവിതശൈലി പോഷകം കായിക നിഗമനം എന്നീ വിഷയങ്ങൾ എല്ലാമാണ് ഇപ്പൊൾ കായിക പാഠ്യ വിഷയമാക്കിയിട്ടുള്ളത് പാഠ്യപദ്ധതിക്ക് ആറ് വർഷം മുമ്പ് അംഗീകാരം നൽകിയതാണെങ്കിലും എട്ടാം class വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകംങ്ങളും

എന്നാൽ ഇത്തവണ അർദ്ധ വാർഷിക പരീക്ഷയ്‌ക്കൊപ്പം കായിക പരീക്ഷ നടത്താനാണ് തീരുമാനം ഇതില് പ്രത്യേക അതേ സമയം സംസ്ഥാനത്തെ UPhighschool വിദ്യാർത്ഥികളിൽ എമ്പത്തി ആറ് ശതമാനം പേരും കായിക ക്ഷമത കുറഞ്ഞവരാണെന്നും മറ്റേ പുറത്തിറക്കിയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ക്ഷമതയുള്ള പതിനാല് ശതമാനം പേരിൽ തന്നെ കേരളം മൂന്നേ point ഒമ്പത് മൂന്ന് ശതമാനത്തിന്റെ നാ ശതമാനത്തിൽ മാത്രമാണ് athlete കൾക്ക് ആവശ്യമുള്ള ആരോഗ്യ ലോകാരോഗ്യ സംഘടനയുടെ കണക്കു പ്രകാരം ഓരോ പ്രായക്കാർക്കും ഉണ്ടായിരിക്കേണ്ട ഭാരത്തെക്കാളും ഭാരം കുറഞ്ഞവരാണ് നമ്മുടെ വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷം പേരും

ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ ഏറെ ആകർഷിക്കപ്പെട്ടവയാണ് കേരളത്തിൻറെ നിയന്ത്രണം കായിക മേഖലയുടെ കേരളത്തിൻറെ നേട്ടങ്ങളെക്കുറിച്ചുള്ള സത്യാഗതി എല്ലായ്‌പ്പോഴും പരാമർശിക്കപ്പെടുന്ന വസ്തുതയാണ് കേരളത്തിൻറെ നേട്ടങ്ങൾക്ക് പിറകിലുള്ള കേരളത്തിലെ കായിക വിദ്യാഭ്യാസ മേഖലയുടെ സംഭാവനകൾ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിലും അവരെ മത്സര ശ്രദ്ധരാക്കുന്നതിലും ഇവിടുത്തെ കായിക അധ്യാപകർ കാലാകാലങ്ങളായി വരാണ് എന്നാലിന്ന് അതിജീവനത്തിനുള്ള തീവ്ര പോരാട്ടത്തിലാണ് കേരളത്തിലെ കായിക വിദ്യാഭ്യാസം കുട്ടികളുടെ വളർച്ചയിലും വികാസത്തിലും നിർണായക പങ്ക് വഹിക്കുന്ന കായിക വിദ്യാഭ്യാസത്തിൻറെ അഭാവം കുട്ടികളെ ദോഷകരമായി ബാധിക്കും ന്നുള്ള കാര്യത്തിൽ സംശയമില്ല school കളിലെ കായിക അധ്യാപകരുടെ ജോലി സുരക്ഷയും പുതിയ നിയമനങ്ങളും കാലങ്ങളായുള്ള തുലാസിലാണെന്ന അവസ്ഥ ഒട്ടും ആശ്വാസകരമായ ഒന്നല്ല secretoriate പടിക്കൽ കായിക അധ്യാപക മൽ സമരത്തിൻറെ പശ്ചാത്തലത്തിലാണ് ഈ unit കേരളത്തിൻറെ കായിക പാരമ്പര്യം വ്യവസ്ഥാതീതമാവുന്നത് സംഘ കാലത്ത് രൂപം കൊണ്ട കളരികളിലൂടെയാണ് ക കായിക കളരികളും മികച്ച കളരികളും വായനാ കളരികളും പണിതീർത്ത അസ്ഥി വാദത്തിനാണ് കേരളം അതിൻറെ ആധുനിക വിദ്യാഭ്യാസ സംഘടന പണി തീർത്തിരിക്കുന്നത് Hello

ഈ നേരത്തോ? പഷ്ട് പിന്നെ ഈ shirt ഒക്കെ online ഇൽ ഉണ്ടാവും online എടുത്തോ മതി. നല്ല സാധനങ്ങൾ ഉണ്ടാവും എന്തിനാ വെറുതെ ഇനി മണ്ണാർകാട്ട് കൊണ്ടുപോകാൻ നിക്കണേ

ഹേയ് ഞാൻ അങ്ങിനെ കടകൾക്ക് പോകാറില്ല. നമ്മള് ഫുൾ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് അതാകുമ്പോ സുഖാണ്. നമ്മള് ഒന്നും അറിയും വേണ്ട. നമക്ക് വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഏതാ വേണ്ടുന്ന് നോക്കിയിട്ടു അത് note ചെയ്താ മതി. അതിപ്പോ നമ്മള് പൊയ്യ~ പോയെടുത്താലും പലേടത്തും പലേ rate തന്നെയാ കാലം. നമ്മുക്ക് ഇനീപ്പോ അത് കിട്ടിയ quality നമുക്ക് കിട്ടിയിട്ട് quality പോരാന്നുണ്ടെങ്കിൽ നമുക്ക് return അടിക്കാലോ.

ഞാൻ ഒരു instagram pay ചെയ്യുന്നു. അത് വിശ്വസിക്കാം. നമ്മള് cash ~ cash on delivery ചെയ്താ മതി. നമുക്ക് നല്ലെ Amazon, Flipkart അങ്ങനത്തെ actual ആണെന്നുണ്ടെങ്കിൽ നമുക്ക് Firm ഇന്റെ ഒക്കെ UPI വെച്ചിട്ടും Google pay അല്ലെങ്കിൽ Pay TM വെച്ചിട്ടും ഒക്കെ online ചെയ്യുക. കാരണം അത് trusted ആണ്, ഇങ്ങനത്തെ page ഉകളിൽ ഒക്കെ cash on delivery ഉണ്ടാവും, available ആണ് അങ്ങനെ ചെയ്യാം. ആഹ്

എന്താ ഓനെ അപ്പൊ ഓന്, ഓൻ cash എങ്ങിനെ delivery ക്ക് on deliver ആയില്ല അല്ലെ. ആഹ്

എന്നിട്ടു സാധനം നോക്കുക, നമക്ക് നല്ലതല്ലാന്നു ഉണ്ടെങ്കിൽ ചെയ്യാണ്ട് return അടിക്കുക

ആഹ് അതിന്റെ അല്ല വേറെ സാധനത്തിന്റെ കാര്യവാ. അങ്ങിനല്ലടാ കുറെ ഹും ചിലതൊക്കെ സാധനം മാറി വരും ഇപ്പൊ ഇയ്യ് തന്നെ കുറെ ഇല്ലേ online class ഇന്റെ ഒക്കെ സമയത്ത്‌

Mistake പറ്റുന്നയാണ്‌. അല്ല അതെ മാതിരി നമ്മള് ഇപ്പൊ phone order ചെയ്തിട്ട് ഇപ്പം വരും. ഓര്ക്കു ഓൻറെ power bank phone order ചെയ്താൾക്കായിരിക്കും വിൽക്കുക എങ്ങനുണ്ട്? Power bank വന്നു. അല്ല അത് പക്ഷെ നമുക്ക് കുഴപ്പം ഒന്നും ഇല്ല. നമ്മള് അവർക്കു അറിയിച്ചു കഴിഞ്ഞാ അവര് വന്നെടുത്തിട്ടു നമുക്ക് നമ്മടെ സാധനം കിട്ടും, risk ഇല്ല. ആ അതാണ് platform, ഇല്ല ഓടെ പ്രശ്‍നം ആണ്. അത് നമക്കി Apps ഉണ്ടല്ലോ Amazon, Flipkart, Meesho അതെ മാതിരി ഒരുപാടു App ഉകൾ ഉണ്ടല്ലോ അതൊക്കെ trusted ആണ്. available ആയിട്ടുള്ള Apps അല്ലെ.

പക്ഷെ അങ്ങനെ ആകുമ്പോ നമുക്ക് return അടിക്കാം, അങ്ങനെ option ഉണ്ട്. അതിപ്പോ കുറെ തട്ടിപ്പു കാരെ കണ്ടിട്ടില്ലേ i phone എന്നിട്ടു ഒരു ഇതിന്റെ അതുണ്ടാവും മറ്റേ

ശരിക്ക് ഈ നല്ല expensive ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ ഈ mobile phone, electronics അങ്ങിനത്തെ ഒക്കെ online ഇൽ നിന്ന് വാങ്ങാതിരിക്കുവാണ് നല്ലത് കാരണം പറയാൻ പറ്റൂല്ല അത്രെയും expensive ആയിട്ടുള്ളതല്ലേ. നമ്മളെ പറ്റിക്കപെടാൻ chance കൂടുതൽ ആണ്. ആഹ് സാധനം വരണതാ. അതിന്റെ security ഒക്കെ ഇപ്പൊ എത്രയാ ഉണ്ടാവുക അല്ലെ? ഇങ്ങോട്ടു എത്തുമ്പോഴത്തേക്ക് അതിന്റെ അവസ്ഥ ഉം അഹ് ശരിയാണ് cash ഇപ്പൊ ഇവിടെ അങ്ങിനെ നിന്ന് roll ചെയ്തു കളിക്കും. മറ്റേതങ്ങനെ ഇപ്പൊ ശരിക്കും online platform വന്നപ്പോ തന്നെ സാധാ ഈ കടകളില്‍ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര നഷ്ടം ആണ് ഇല്ലേ, ആൾക്കാരൊന്നും ഇപ്പൊ പച്ചക്കറി മുതല് മീന് ഇറച്ചി വരെ online ഇൽ ആണ് ഇപ്പൊ ഹേ

ഇപ്പൊ phone ഇൽ കൂടെ ഒരു നേരത്തെ food വേണോങ്കിൽ order ചെയ്താ എന്താ ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറ് കൊണ്ട് സാധനം delivery ആണ്. ഹേ അതാണ് അത് ഓരോത്തരുടെ idea ആണ്. ഇതാണ് വിളിക്കുക. Food ആ നമ്മടെ അവിടെ കമ്മി ആണ്. നമ്മടെ അവിടെ develop ആയി വരുന്നേ ഉള്ളു ഡാ അതാണ്. എന്ത് അത് അതേമാതിരി നമ്മെ അവിടുന്ന് ഇങ്ങനെ പോകുമ്പോ തൃശൂർ എറണാകുളം ആ ഭാഗത്തേക്ക് ഒക്കെ വരുമ്പോളായിരിക്കും അവിടെ ഒക്കെ ഓക്കേ educated ആയിട്ടുള്ള കുറെ ആൾക്കാരും ഉള്ള സ്ഥലങ്ങൾ ഒക്കെ അല്ലെ. ന~നമ്മളിതു കാരണം ഒരു നാട്ടിൻ പുറം ആണ് പാലക്കാട് അല്ലെ. കാട് പാലക്കാടു നമ്മൾ ഈ മണ്ണാർക്കാട്, അട്ടപ്പാടി ഇതൊക്കെ ഒരു കാടു മേഖല അല്ലെ? forest areas അല്ലെ? അല്ല പക്ഷെ ഇവര് ഇത് രസാ കേട്ടോ രസാണ്. മറ്റൊള്ളതാണ് നമ്മുക്ക് എന്തൊക്കെയോ അത്രേ ഉള്ളു പക്ഷെ എറണാകുളം മാറ്റിക്കോ എറണാകുളം മാറ്റിക്കൊന്ന് പോവാൻ അവിടൊക്കെ അല്ലെ pollutions ഉം കാര്യങ്ങളും അയിന് കെട്ടുക ഉദ്ദേശിച്ചു കുറവാ കാരണം നമ്മളോട് ഹേ അത്~ അതെത്തും. ഹേ ഇവിടെ എല്ലാ കടയിലും ഉണ്ട് ഇപ്പൊ. അങ്ങിനെ online platform വന്നൊണ്ട് തന്നെ ഇപ്പൊ കടക്കാരൊക്കെ എന്തെടുക്കുന്നെ സാധനം delivery കൊടുക്കാൻ തുടങ്ങിയേക്കുണു ഇപ്പൊ. മറ്റേതു പോയി വാങ്ങേണ്ടി വന്നു. ഇപ്പൊ കടകളിലൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ സാധനം വീട്ടിലേക്കു delivery കിട്ടും.

ഉം പക്ഷെ ഈ online സുഖവാണ് കേട്ടോ. നമ്മളെ അപേക്ഷിച്ചു സുഖവാണ്. പക്ഷെ ഈ സാധാരണക്കാരുണ്ടല്ലോ ഓരാണ് പെടുക

അഹ് അതാണ് കൊടുത്ത്‌ cash കളയും. ശരിയാണ് ഇപ്പൊ ഈ എത്ര ചെറിയ കുട്ടിയോള് വരേം ഓരോ ആ അവിടൊക്കെ number മതി account ഇൽ നിന്ന് cash പോവാൻ

അത് ചെയ്യണ്ട ഇവിടുത്തെ മുറ്റത്തേക്ക് സാധനം വരും. ഉം അതിപ്പോ

മതി ഞാനീ പറഞ്ഞ മാതിരി നല്ല expense ആയിട്ടുള്ള സാധനം ഒക്കെ online ഇൽ ചെയ്യല്, ഒരു ഇതല്ല, എങ്ങിനെ കുഴപ്പം ഒന്നും ഇല്ല പക്ഷെ ആ ഞാൻ dress ഒക്കെ അങ്ങിനെയാ എടുക്കാറ് ആ എടുത്ത്‌

Online ഇൽ ആകുമ്പോ A to Z സാധനം നമക്ക് model അപ്പൊ ഏതാ model വെച്ചാ അത് നമുക്ക് കിട്ടും. നമ്മള് അവിടെ എത്തുമ്പോഴത്തെക്കിനു time കുറെ ആവും, അപ്പം online തന്നെയാണ് Dress, shoes, watch rate കുറവാ ചില കാര്യങ്ങൾക്കു ചില page കളിൽ ഒക്കെ അതുണ്ടാവും ഹേ quality ആ cash ഇന്റെ quality ഉണ്ടാവും. നമുക്കിപ്പൊ best തന്നെ നമ്മൾ ഉപയോഗിച്ച രീതിക്കു correct തന്നെ, വേണ്ട നമ്മളിപ്പോ ആഹ് അതുണ്ടാവും പക്കാ copy ഉണ്ടാവും അതിന്റെ പകുതി വിലയ്ക്ക്

Quality കൊണ്ട് കാര്യം ഇല്ലടാ ഇപ്പൊ ഞാൻ പറയട്ടെ Allen Solly ഇടെ shirt എടുത്തെഴുതിക്കോ. ഒരു രണ്ടായിരം മുവായിരം റുപ്യ ഹേ അത് എത്ര വട്ടം കിട്ടും അത് എത്ര quality ഉണ്ടായിട്ടാ item അത് കേടരുവോളം പോണില്ല നമ്മളാരും. നമുക്കൊരു correct ഒരു ഇത് ഒരു കുറച്ചു പരിപാടിം കൂടി ഒക്കെ നോക്കി കഴിഞ്ഞാ നമക്കത് നമുക്ക് സാധനം നോക്കും, പക്ഷെ നമ്മൾ അതെ shirt ചെന്ന് നോക്കാൻ നമ്മളൊരു shirt അല്ലെ, നമ്മൾ എത്ര വട്ടം ഇടും അഹ്

ഹും പറയ്‌ കേൾക്കണില്ലേ, ആരടെ എത്തിന്ന് പറയാൻ പറ്റൂല്ല കാരണം ഞമ്മക്ക് ഞമ്മള് ഞമ്മടെ സുഖം അല്ലെ നോക്കണേ. ബാക്കിയുള്ളവരൊക്കെ കുടുങ്ങി ഇല്ലേ സത്യത്തില് അതാണ് food വരെ ഇങ്ങനെ online delivery ആണ്.

ഇയ്യാൻ വരുമ്പോ online ഇൽ ഒക്കെ ഒന്ന് online ഇൽ ഒന്ന് നോക്കി നോക്ക്. ഹേ Large size മേലെ ഒക്കെ പാക്കയവുല്ല ചിലപ്പോ ഉം നിനക്ക് വേണേ പറ ഞാൻ order ചെയ്തു തരാം ആ നമക്ക് സുഖാണ്. അല്ലെ പിന്നെ നാമക്കവിടെ പോകെണ്ട. കുറച്ചു നേരം അവിടെ ഇരുന്നു സമാധാനം ആണ് ഇല്ലേ food കഴിക്കാനും ഫുഡ് കഴിക്കാനും പറ്റൂല്ല അല്ലെങ്കിൽ അവിടെ ഒന്ന് കുടിയിട്ടു food ഒക്കെ കഴിച്ചു പോരാരുന്നു. അതാട്ടോ

അത് നമക്ക് രാത്രി പോവാം രാത്രി എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാം അപ്പോഴുണ്ടാവുല്ലോ കടകള് ഓ ആഹ് variety സംഭവങ്ങൾ ഒക്കെ വന്നേക്കണ് നല്ല drinks ആയാലും ഉണ്ട് ഉം ആ അങ്ങോട്ടേക്ക് ആ സമയത്തു നിന്നെ പോവുള്ളു നല്ലതാ ഹും ഇന്നെന്തായാലും പോണേട്ടോ നമക്ക്.

ഉം രാത്രി പോയാലോ ശരിക്കും ഇന്നേ

ഏ എടുത്തോ ഹേ അതാണ് നമ്മളാക്കുമ്പം അഹ് ഒരു exam ഒക്കെ ഇട്ടോ. ഞാൻ അതാ പിന്നെ പുറത്തേക്കു പോയെടുക്കുവാ ചെയ്യുന്നേ online തന്നെ എടുത്ത്‌ ഞമ്മള് ഹും പക്ഷെ time exam ഒക്കെ അടിപൊളി ആവുണ്ടേ. അങ്ങിനെ ഇറങ്ങാൻ തോന്നുന്നില്ല ഉം

ആ ഞാൻ എടുത്തു ഞാൻ അതാ use ചെയ്യണേ വീടിന് അടുത്ത്. ആ അതെ അത് ഞാൻ എടുത്തേ നല്ല quality സാധനമാണ് കേട്ടോ. അതൊക്കെ ആ payment ഒക്കെ ആ payment trusted ആന്നു തോന്നുന്നു. trust ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഒരു advantage ആണ് എങ്ങിനെ ഓന് അവിടെ ഓന് മലപ്പുറത്തുള്ള ഒരു കടയാണ്. അപ്പം ഓന് online ഇൽ ഒരു page ഇട്ടിരിക്ക്യാ. ഇങ്ങനെ delivery ആവണത് delivery ചെയ്തു കൊടുക്കാൻ. ഒരു ഇതാണ് ഒരു കടയാണ് അങ്ങിനത്തെ ആഹ് ശരിയാ മാതിരി തന്നെ ആ ഹും ആ അങ്ങിനെ തന്നെ ഓരോ സാധനം എത്തിച്ചു കൊടുക്കുണു. അയ്‌യനെ ഓരിപ്പൊ online ഇൽ മറ്റേ ഒക്കെ വരുമ്പോ ഓരും ready യാണ് അപ്പൊ ഓരും അങ്ങിനത്തെ ഒക്കെ ചെയ്തു ഉണ്ടേ ഉം delivery ഉണ്ടായാ മതി തന്നെ ഞമ്മക്ക് തന്നെ അങ്ങിനത്തെ ഇപ്പൊ തുടങ്ങാം ശരിക്കു online ആയിട്ടു ഇങ്ങനെ purchasing ഇന്റെ ആ ആ ആഹ് പഠിക്കുവാ അഹ് food technology എന്തൊക്കെയോ സംഭവം പുതിയത് course വന്നുല്ലോ

App create ചെയ്തു ആ എന്നിട്ടു അങ്ങിനെ അങ്ങിനെ എവിടെന്നൊക്കെയോ സാധനം എടുക്കേണ്ടതെന്ന് അല്ലെ ആ അത് അവിടെ പറഞ്ഞു set ചെയ്തിട്ടുണ്ടാവും

എത്തിച്ചു കൊടുക്കേം വേണം ഉം tip കിട്ടുവെ അതാണ് ആ പെരുമാറ്റം ഒക്കെ ഇനി മാറണം ശരിക്ക്~ ശരിക്ക് swiggy ഒക്കെ കണ്ടില്ലേ food ഇന്റെ ഒക്കെ. ഒരഞ്ചു minute വൈകി കഴിഞ്ഞാലോ അതില് അപ്പൊ news ഇല് കാണാല്ലോ. ഒരൊക്കെ ഒരു അഞ്ചു minute വൈകുമ്പോ തന്നെ ആള്ക്കാര് നല്ല മര്യാദ ഇല്ലാതെ ആ ചീത്ത പറയുക. ഓരോത്തര് അച്ഛന്റേം അമ്മേടേം ~ അച്ഛന്റേം അമ്മേടേം പ്രായവുള്ള ആൾക്കാരാ ഇവിടെ ഒക്കെ അങ്ങിനെ ചെയ്യാൻ ചെയ്യൂല്ല ശരിക്ക് ആഹ് ശരിക്കും ഒരഞ്ചും പത്തും minute വൈകി വെച്ചിട്ടു ഇപ്പൊ എന്താ പ്രശ്‍നം ഉള്ളെ. Food അല്ലെ പിന്നെ കഴിക്കാല്ലോ. അതാണ് പ്രശ്നങ്ങൾ അതാണ് മര്യാദയ്ക്ക് പെരുമാറണം.

ഇതിപ്പോ എല്ലാരും~ എല്ലാരും വീട്ടിലിരുന്നിട്ടല്ലേ ജോലി വരെ ഇപ്പൊ work at home ആണ്. ഒക്കെ വീട് കഴിഞ്ഞിട്ട്, സാധനം വാങ്ങാൻ

പക്ഷെ അങ്ങിനെ ആവുമ്പൊ എന്താ അറിയുവോ? പുറത്തായിട്ടു ആൾക്കറിലുള്ള touch ഉണ്ടാവില്ല. ആൾക്കാര് എങ്ങിനെ പെരുമാറണം എന്നറിയില്ല അങ്ങിനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്.

ഈ കുട്ടിയാകുമ്പോ തന്നെ ഇങ്ങനെ ചെയ്തു പഠിക്കുമ്പോഴേ പക്ഷെ പോവും ഉം പക്ഷെ അത് ഇപ്പൊ എന്ത് സംഭവമാണെങ്കിലും അതിനു negativity ഉണ്ടാവുല്ലോ. Negative ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ആ അതാണ് ഞ ആഹ് അത് ശരിയാ കേട്ടോ, നമ്മളിങ്ങനെ ആ platform എടുത്തു ഇങ്ങനെ നോമ്പോ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പുതിയെ പുതിയെ കാണും അപ്പൊ ഇങ്ങനെ അത് വാങ്ങിയാലോ ഇത് വാങ്ങിയാലോ അങ്ങിനെ cash വരും പിന്നെ അങ്ങോട്ട് ചിലവായി പോകും. അതിപ്പോ ആ ആ ഇല്ലില്ല അത് ചെയ്യണം അതിനായിട്ടു പോയാലല്ലേ ഇതാവുള്ളു. ഇല്ല അതില്ല. ഇതിനു cash ഒന്നും കയില് നിക്കുല്ല.

നടക്കേണ്ട അതുണ്ട് നമ്മള് ഒന്നും അല്ലഡാ. നമ്മള് just look ഓർഡർ ചെയ്താ മതി. സാധനം വീട്ടില് വരും. cash ആയിട്ടു കൊടുക്കണം ഒന്നും അറിയേണ്ട ഉം അവരുടെ അന്നത്തെ ആ ഉണ്ടല്ലോ അതില് ചെയ്താ മതി അതൊക്കെ trusted തന്നെയാ

PayTM Google Pay അതറിയാത്തൊരു ഇപ്പോഴും ഉണ്ട്. അതെന്തായാലും ചെയ്യണോരും ഉണ്ട്. അതാണ് ഉം എന്നിട്ടിപ്പോ ഇജ്ജ് ഉം ഞാൻ അങ്ങോട്ട് ഞാൻ വരണ് മോനെ എന്തിനു? ഏയ് ഞാൻ വേറെ വരേണ്ട ഇപ്പൊ വേറെ വരാത്തത് എന്താണ്? അവൻ പുറത്തു കറങ്ങി പോയാലോ അത് കുഴപ്പം ഒന്നുമില്ല ഇടക്കൊക്കെ പോകും മണി നമ്മള് വെറും full ഇങ്ങനെ ഈ platform ഇൽ ആകുമ്പോ അതും risk ആണ്. ഇല്ല പുറത്തു എന്താ നടക്കണു വല്ലോം നമുക്കറിയില്ലല്ലോ.

ആഹ് അതാണ് അതിപ്പോ ആൾക്കാര് അവിടേക്കു പോകും. അതൊരു branding ആയി വരികയാണ്. അതല്ല dress ഒക്കെ നമക്ക് നല്ലതു പോയി അവിടുന്ന് വാങ്ങുക എന്തായാലും. ഉം പോകൂല്ല അതാണ് Christmas കുടും ഉം

നോക്കി സാധനം എടുത്തു പോരാം ഇതിപ്പോ എന്താ പണി മറ്റേ online ആണ്. അതാണ് ഞാൻ ഇന്നേ വരെ online shop ചെയ്ത സാധനം പാളിട്ടില്ല. A class ഇന്റെ ആണെങ്കിലോ? ആണോ കിട്ടിയത് ഒക്കെ തന്നെ നമ്മള് നോക്കി വാങ്ങിയതൊക്കെ നല്ലതു തന്നെ യാണ്. . അറിയാം അതാ ചെയ്തു ആ ഒരു പരിചയം ആണ്

അപ്പം അതാണ് വിലക്കുറ~ വിലക്കുറവ് നോക്കാൻ പറ്റൂല്ല അതിനാ quality ഉണ്ടാവുകെ ഉള്ളു. അതി ഐയ്യയിരം റുപ്യാ ഒക്കെ i phone ആ വെച്ചിട്ട് ചാടി ക്കേറി വാങ്ങുണോരുണ്ട് എന്നിട്ടു അഹ് ഐയ്യയിരം രൂപയ്ക്കു i phone ഇന്റെ ഒരു case കിട്ടുവെ ഹേ പത്തഅയ്മ്പ് ~ പത്തഅയ്മ്പത്തിനായിരം രൂപ്യയെടെ സാധനമാ ഐയ്യയിരിത്തിന് ഒക്കെ കിട്ടുക എന്ന് പറയുമ്പോ അത് തട്ടിപ്പാണെന്നു മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതായി ആർക്കും ഇപ്പൊ അത് വില കുറവിന് കിട്ടുക എന്ന് അറിയുമ്പോ പെട്ടന്ന് തോന്നുവാണ് അത് കിട്ടുവാ വെച്ചാ ആഹ് കിട്ടും ഉം ആഹ് last stock